മനസ്സു പറയുന്നത്
എന്റെ പ്രിയപ്പെട്ട ദേശവാസികൾക്ക് ആദരവോടെ നമസ്കാരം
ഒരു വശത്ത് രാജ്യം ഉത്സവങ്ങളിൽ മുങ്ങിനിൽക്കുമ്പോൾ മറുവശത്ത് ഹിന്ദുസ്ഥാന്റെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഹിംസയുടെ വാർത്തകൾ കേട്ടാൽ രാജ്യത്ത് വേവലാതിയുണ്ടാവുക സ്വഭാവികമാണ്
നമ്മുടെ രാജ്യം ബുദ്ധന്റെയും ഗാന്ധിയുടെയും രാജ്യമാണ്
രാജ്യത്തിന്റെ ഐക്യത്തിനുവേണ്ടി ജീവിതം ഉഴിഞ്ഞുവച്ച സർദാർ പട്ടേലിന്റെ രാജ്യമാണ്
നൂറ്റാണ്ടുകളായി നമ്മുടെ പൂർവ്വികർ പൊതുജീവിതമൂല്യങ്ങളെ അഹിംസയെ പരസ്പരമുള്ള ആദരവിനെ അംഗീകരിച്ചിട്ടുണ്ട് അതു നമ്മുടെ മനസ്സിന്റെ ഭാഗമാണ്
അഹിംസാ പരമോധർമ്മഃ എന്ന് നാം കുട്ടിക്കാലം മുതൽക്കുതന്നെ പറഞ്ഞുപോരുന്നു
വിശ്വാസത്തിന്റെ പേരിൽ അത് മതവിശ്വാസമായാലും രാഷ്ട്രീയ വിശ്വാസമായാലും പാരമ്പര്യങ്ങളോടുള്ള വിശ്വാസമായാലും ഹിംസ അനുവദിക്കില്ലെന്ന് ഞാൻ ചുവപ്പുകോട്ടയിൽ നിന്നുകൊണ്ടു പറയുകയുണ്ടായി
വിശ്വാസത്തിന്റെ പേരിൽ നിയമം കൈയ്യിലെടുക്കാൻ ആർക്കും അധികാരമില്ല
ബാബാസാഹബ് അംബേദ്്കർ നമുക്കു നൽകിയ ഭരണഘടനയിൽ എല്ലാ വ്യക്തികൾക്കും നീതി ലഭിക്കാനുള്ള വ്യവസ്ഥകളുണ്ട്
നിയമം കൈയ്യിലെടുക്കുന്നവരെ ഹിംസയുടെ മാർഗ്ഗത്തിൽ ചരിക്കുന്ന ആരെയും അത് വ്യക്തിയാണെങ്കിലും സമൂഹമാണെങ്കിലും ഈ രാജ്യം ഒരിക്കലും അനുവദിക്കില്ല ഒരു ഗവൺമെന്റും അനുവദിക്കില്ല
എല്ലാവർക്കും നിയമത്തിന്റെ മുന്നിൽ തലകുനിക്കേണ്ടി വരും
നിയമം ഉത്തരവാദിത്തം നിശ്ചയിക്കുകയും കുറ്റക്കാരെ ശിക്ഷിക്കുകയും ചെയ്യും
നമ്മുടെ രാജ്യം വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്
ഈ വൈവിധ്യങ്ങൾ ആഹാരകാര്യങ്ങളിലോ ജീവിതരീതികളിലോ വേഷഭൂഷാദികളിലോ മാത്രം ഒതുങ്ങുന്നതല്ല
ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും നമുക്ക് വൈവിധ്യങ്ങൾ കാണാനാകും
നമ്മുടെ ആഘോഷങ്ങൾ പോലും വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്
സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള നമ്മുടെ സാംസ്കാരിക പൈതൃകം കാരണം സാംസ്കാരിക പാരമ്പര്യങ്ങൾ നോക്കിയാലും സാമൂഹിക പാരമ്പര്യങ്ങൾ നോക്കിയാലും ചരിത്ര സംഭവങ്ങൾ നോക്കിയാലും 365 ദിവസങ്ങളിൽ ഒരു ദിവസം പോലും ഏതെങ്കിലും ആഘോഷമില്ലാത്ത ദിവസമുണ്ടാവില്ല എന്നു കാണാം
നമ്മുടെ എല്ലാ ഉത്സവങ്ങളും നോക്കിയാൽ പ്രകൃതിയുടെ സമയബദ്ധതയുമായി ബന്ധപ്പെടാത്ത ഒരു ഉത്സവവുമില്ലെന്നും കാണാൻ കഴിയും
എല്ലാം പ്രകൃതിയുമായി നേരിട്ടു ബന്ധപ്പെട്ടിരിക്കുന്നു
നമ്മുടെ പല ഉത്സവങ്ങളും കർഷകരുമായും ബന്ധപ്പെട്ടിരിക്കുന്നു മത്സ്യബന്ധനത്തിലേർപ്പെട്ടിരിക്കുന്നവരുമായും നേരിട്ടു ബന്ധപ്പെട്ടിരിക്കുന്നു
ഇന്നു ഞാൻ ഉത്സവങ്ങളെക്കുറിച്ചു സംസാരിക്കുമ്പോൾ ആദ്യമായി ഞാൻ നിങ്ങളോട് മിച്ഛമി ദുക്കഡം പറയാനാഗ്രഹിക്കുന്നു
ജൈനസമൂഹത്തിൽ ഇന്നലെ സംവത്സരി എന്ന ആഘോഷം നടന്നു
ജൈന സമൂഹത്തിൽ ഭാദ്രമാസത്തിൽ പര്യുഷൺ ആഘോഷം നടക്കുന്നു
പര്യുഷൺ ആഘോഷത്തിന്റെ അവസാന ദിനം സംവത്സരിയുടെ ദിനമാണ്
ഇത് വാസ്തവത്തിൽ ആശ്ചര്യം ജനിപ്പിക്കുന്ന ഒരു പാരമ്പര്യമാണ്
സംവത്സരി ആഘോഷം ക്ഷമ അഹിംസ മൈത്രി എന്നിവയുടെ പ്രതീകമാണ്
ഇതിനെ ക്ഷമാവാണി ആഘോഷം എന്നു പറയാറുണ്ട്
ഈ ദിവസത്തിൽ പരസ്പരം മിച്ഛമി ദുക്കഡം എന്നു പറഞ്ഞ് ആശംസിക്കുന്ന പാരമ്പര്യമുണ്ട്
നമ്മുടെ ശാസ്ത്രങ്ങളിൽ ക്ഷമ വീരസ്യ ഭൂഷണം അതായത് ക്ഷമ വീരനു ഭൂഷണം എന്നു പറഞ്ഞിട്ടുണ്ട്
ക്ഷമിക്കുന്നവൻ വീരനാകുന്നു
ഇത് നാം കേട്ടു പോരുന്ന കാര്യമാണ്
മഹാത്മാഗാന്ധി എപ്പോഴും പറയാറുണ്ടായിരുന്നു ക്ഷമിക്കുകയെന്നത് ശക്തനായ വ്യക്തിയുടെ വൈശിഷ്ട്യമാണ്എന്ന്
ഷേക്സ്പിയർ അദ്ദേഹം രചിച്ച നാടകമായ മർച്ചന്റ് ഒഫ് വെനീസിൽ ക്ഷമയുടെ മഹത്വത്തെക്കുറിച്ചു സൂചിപ്പിച്ചുകൊണ്ട് എഴുതി മെഴ്സി ഈസ് ടൈ്വസ് ബ്ലസത്ത്് ഇറ്റ് ബ്ലസത്ത് ഹിം ദാറ്റ് ഗിവ്സ് ഹിം ദാറ്റ് ടേക്സ് അതായത് ക്ഷമിക്കുന്നവനും ക്ഷമിക്കപ്പെടുന്നവനും ദൈവത്തിന്റെ ആശീർവ്വാദം ലഭിക്കുന്നു
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ ഹിന്ദുസ്ഥാന്റെ എല്ലാ മൂലയിലും ഗണേശ ചതുർത്ഥി ആഘോഷിക്കുന്ന സമയമാണിത്
ഗണേശ ചതുർത്ഥിയുടെ കാര്യം പറയുമ്പോൾ ഗണേശോത്സവത്തിന്റെ കാര്യം ഓർമ്മ വരുന്നത് സ്വാഭാവികമാണ്
ലോകമാന്യ ബാലഗംഗാധര തിലകൻ 125 വർഷം മുമ്പ് ഈ ആഘോഷത്തിനു തുടക്കമിട്ടു
സ്വാതന്ത്യത്തിനു മുമ്പ് അത് സ്വാതന്ത്ര്യസമരത്തിന്റെ പ്രതീകമായി മാറിയിരുന്നു
സ്വാതന്ത്ര്യത്തിനുശേഷം സാമൂഹിക വിദ്യാഭ്യാസം സാമൂഹികമായ ഉണർവ്വ് സൃഷ്ടിക്കുക എന്നിവയുടെ പ്രതീകമായിരിക്കുന്നു
ഗണേശ ചതുർത്ഥി ആഘോഷം പത്തു ദിവസത്തോളം നടക്കുന്നു
ഈ മഹോത്സവത്തെ ഐക്യം സമത്വം ശുചിത്വം എന്നിവയുടെ പ്രതീകമെന്നും പറയാം
എല്ലാ ദേശവാസികൾക്കും ഗണേശോത്സവത്തിന്റെ അനേകം ശുഭാശംസകൾ
ഇപ്പോൾ കേരളത്തിൽ ഓണാഘോഷത്തിന്റെ സമയമാണ്
ഭാരതത്തിന്റെ വർണ്ണശബളമായ ആഘോഷങ്ങളിൽ ഒന്നായ ഓണം കേരളത്തിലെ പ്രധാന ആഘോഷമാണ്
ഇത് സാമൂഹികവും സാംസ്കാരികവുമായി പ്രാധാന്യമുള്ളതാണ്
ഓണം കേരളത്തിന്റെ സമൃദ്ധമായ സാംസ്കാരിക ഈടുവയ്പ്പിനെ കാട്ടിത്തരുന്നതാണ്
ഈ ആഘോഷം സമൂഹത്തിൽ സ്നേഹത്തിന്റെയും സൌഹാർദ്ദത്തിന്റെയും സന്ദേശം പകരുന്നതിനൊപ്പം ആളുകളുടെ മനസ്സിൽ പുതിയ ഉത്സാഹവും പുതിയ ആശയാഭിലാഷങ്ങളും പുതിയ വിശ്വാസവുമുണർത്തുന്നു
ഇപ്പോൾ ഈ ഉത്സവം ഉല്ലാസയാത്രകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്നു
ഗുജറാത്തിൽ നവരാത്രി ഉത്സവവും ബംഗാളിൽ ദുർഗ്ഗാ പൂജാ മഹോത്സവവും ഒരു തരത്തിൽ ഉല്ലാസയാത്രയെ ആകർഷിക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നു കാണാൻ കഴിയും
നമ്മുടെ ഉത്സവങ്ങളും ഇങ്ങനെ വിദേശികളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു അവസരമാണ്
ഈ വിഷയത്തിൽ നമുക്കെന്തു ചെയ്യാനാകും എന്നത് ആലോചിക്കേണ്ടതാണ്
ഇവയുടെ കൂട്ടത്തിൽ കുറച്ചു നാളുകൾക്കു ശേഷം വരുന്ന ഈദുൽ സുഹാ യും ആഘോഷിക്കപ്പെടും
എല്ലാ ദേശവാസികൾക്കും ഈദുൽ സുഹാ ആശംസകൾ അനേകമനേകം ശുഭാശംസകൾ നേരുന്നു
ഉത്സവങ്ങൾ ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും പ്രതീകമാകുന്നതിനൊപ്പം നമുക്ക് പുതിയ ഭാരതത്തിൽ അതിനെ ശുചിത്വത്തിന്റെ പ്രതീകം കൂടി ആക്കേണ്ടതുണ്ട്
കുടുംബജീവിതത്തിൽ ആഘോഷങ്ങളും ശുചിത്വവും പരസ്പരം ബന്ധപ്പെട്ടതു തന്നെയാണ്
ആഘോഷത്തിനു തയ്യാറെടുക്കുകയെന്നാൽ വൃത്തിയും വെടിപ്പും ഉണ്ടാക്കുക എന്നുതന്നെയാണർഥം
ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമല്ല
എന്നാലും അത് സാമൂഹികമായ ഒരു സ്വഭാവമായി മാറേണ്ടത് ആവശ്യമാണ്
പൊതുവായി വൃത്തിയും വെടിപ്പും ആഗ്രഹിക്കേണ്ടത് കേവലം വീട്ടിൽ മാത്രമല്ല നമ്മുടെ ഗ്രാമത്തിൽ നമ്മുടെ നഗരത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്തെങ്ങുമാണ്
അങ്ങനെ ശുചിത്വം നമ്മുടെ ആഘോഷങ്ങളുടെ വേറിട്ടുകാണാനാവാത്ത ഒരു ഭാഗമായി മാറേണ്ടതുണ്ട്
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ ആധുനികമാകുന്നതിന്റെ നിർവ്വചനങ്ങൾ മാറിക്കൊണ്ടിരിക്കയാണ്
ഈയിടെ ഒരു പുതിയ തലം പുതിയ അളവുകോൽ രൂപപ്പെട്ടു വരുന്നു
നിങ്ങൾ എത്ര സംസ്കാരസമ്പന്നനാണ് എത്ര ആധുനികനാണ് നിങ്ങളുടെ ചിന്താപ്രക്രിയ എത്രത്തോളം ആധുനികമാണ് എന്നിവയെല്ലാം അറിയുന്നതിന് ഒരു തുലാസ് പ്രയോഗത്തിൽ വരുകയാണ്
അതാണ് പരിസ്ഥിതിയുടെ കാര്യത്തിൽ നിങ്ങൾ എത്രത്തോളം ജാഗരൂകനാണ് എന്നത്
നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രകൃതിസൌഹൃദപരമാണോ പരിസ്ഥിതി സൌഹൃദ പെരുമാറ്റമാണോ നിങ്ങളുടേത് അതോ അതിനു വിരുദ്ധമോ എന്നതാണ് ആ തുലാസിൽ പരിശോധിക്കപ്പെടുന്നത്
വിരുദ്ധമായ പെരുമാറ്റമാണെങ്കിൽ അത് മോശമായിപ്പോയി എന്നു കണക്കാക്കപെടുകയാണിപ്പോൾ
അതുകൊണ്ട് ഇപ്പോൾ ഈ ഗണേശോത്സവത്തിലും പരിസ്ഥിതിപ്രകൃതി സൌഹൃദ ഗണപതി വേണമെന്ന കാര്യത്തിൽ ഒരു വലിയ ജനമുന്നേറ്റം തന്നെ നടക്കുകയാണ്
എല്ലാ വീടുകളിലും കുട്ടികൾ മണ്ണുകൊണ്ടുള്ള ഗണേശനെയാണുണ്ടാക്കുന്നതെന്നു നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാം
അതിനു യോജിച്ച രീതിയിൽ ഇലകളും മറ്റുംകൊണ്ടുള്ള നിറമാണു നൽകുന്നത് എന്നും കാണാം
ചിലർ കടലാസ് ഒട്ടിക്കുന്നു
പല തരത്തിലുള്ള പരീക്ഷണങ്ങൾ എല്ലാ കുടുംബങ്ങളിലും നടക്കുന്നു
ഒരു തരത്തിൽ പരിസ്ഥിതി ജാഗ്രതയെക്കുറിച്ചുള്ള ഇത്രത്തോളം വ്യാപകമായ ഒരു പരിശീലനം ഗണേശോത്സവവുമായി ബന്ധപ്പെട്ടു നടക്കുന്നതുപോലെ മുമ്പൊരിക്കലും നടന്നിട്ടുണ്ടാവില്ല
മാധ്യമസ്ഥാപനങ്ങളും വലിയ ആളവിൽ പ്രകൃതിസൌഹൃദ ഗണേശമൂർത്തികളുണ്ടാക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നു വഴികാട്ടുന്നു
എത്ര വലിയ മാറ്റമാണ് എത്ര സന്തോഷമേകുന്ന മാറ്റമാണുണ്ടാകുന്നതെന്നു നോക്കൂ
ഞാൻ പറഞ്ഞതുപോലെ രാജ്യമെങ്ങും ബൌദ്ധികമായ ഉണർവ്വ് നിറഞ്ഞിരിക്കുന്നു
ആരുടെയെങ്കിലും പുതിയ പുതിയ കണ്ടുപിടുത്തത്തെക്കുറിച്ചറിയുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു
ഒരു എഞ്ചിനീയർ ഏതോ വിശേഷ രീതിയിലുള്ള മണ്ണ് സംഭരിച്ച് അത് കൂട്ടിയിളക്കി അതുകൊണ്ട് ഗണേശവിഗ്രഹമുണ്ടാക്കുന്നതിനുള്ള പരിശീലനം നൽകുന്നതായി ആരോ പറയുകയുണ്ടായി
ഒരു ചെറിയ തൊട്ടിയിലെ വെള്ളത്തിൽ ആ ഗണേശനെ അർപ്പിക്കുമ്പോൾ അത് വെള്ളത്തിൽ വേഗം അലിഞ്ഞു ചേരുന്നുവത്രേ
അദ്ദേഹം ഇത്രയും കൊണ്ടു നിർത്തിയില്ല
അതിൽ തുളസി വിത്തുകൾ നട്ടു
തുളസിച്ചെടികൾ നട്ടു
മൂന്നു വർഷം മുമ്പ് ശുചിത്വ ദൌത്യം തുടങ്ങി ഈ ഒക്ടോബർ 2 ന് മുന്നു വർഷമാകും
അതിന്റെ ഗുണഫലങ്ങൾ കാണാൻ തുടങ്ങിയിരിക്കുന്നു
ശൌചാലയങ്ങൾ 39 ശതമാനമായിരുന്നത് ഇപ്പോൾ 67 ശതമാനമായിരിക്കുന്നു
രണ്ടു ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം ഗ്രാമങ്ങൾ വെളിയിട വിസർജനത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടതായി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു
കഴിഞ്ഞ ദിവസങ്ങളിൽ ഗുജറാത്തിൽ വലിയ വെള്ളപ്പൊക്കമുണ്ടായി
വളരെയേറെയാളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു
എന്നാൽ വെള്ളപ്പൊക്കത്തിനുശേഷം വെള്ളമിറങ്ങിയപ്പോൾ എല്ലായിടത്തും മാലിന്യം പരന്നു കിടന്നു
ആ സ്ഥിതിയിൽ ഗുജറാത്തിലെ ബനസ്കന്ധ ജില്ലയിലെ ധാനോരയിൽ ജമാഅത് ഉലമാ യേ ഹിന്ദിന്റെ പ്രവർത്തകർ വെള്ളപ്പൊക്കം ബാധിച്ച 22 ക്ഷേത്രങ്ങളും 3 മസ്ജിദുകളും വൃത്തിയാക്കി
വിയർപ്പൊഴുക്കി എല്ലാവരും ഉത്സാഹത്തോടെ മുന്നിട്ടിറങ്ങി
ശുചിത്ലത്തിന്റെ കാര്യത്തിൽ ഐക്യത്തിന്റെ ഉത്തമോദാഹരണമായിരുന്നു അത്
എല്ലാവർക്കും പ്രേരണയേകുന്ന ഉദാഹരണമാണ് ജമാഅത് ഉലമാ യേ ഹിന്ദ് കാഴ്ചവച്ചത്
സ്വച്ഛതയ്ക്കു വേണ്ടി സമർപ്പണമനോഭാവത്തോടെ നടത്തിയ ശ്രമം നമ്മുടെ സ്ഥിരം സ്വഭാവമായാൽ നമ്മുടെ രാജ്യം എത്ര ഉന്നതിയിലെത്തിച്ചേരും
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ മുമ്പ് ജന സേവനം തന്നെ ദൈവ സേവനം എന്നു പറഞ്ഞിരുന്നതുപോലെ ഒക്ടോബർ 2 നുള്ള ഗാന്ധി ജയന്തി ദിനത്തിന് 1520 നാൾ മുമ്പു മുതൽക്ക് ശുചിത്വം തന്നെ സേവനം എന്ന മുന്നേറ്റം നടത്താം
രാജ്യമെങ്ങും ശുചിത്വത്തിന്റെ അന്തരീക്ഷം രൂപപ്പെടുത്താം
ശുചിത്വത്തിന് എവിടെ എത്ര പ്രാധാന്യം കിട്ടുന്നവെന്നു നമുക്കന്വേഷിക്കാം
അതു നാം ഒരുമിച്ചു വേണം
ഇതിനെ ഒരു തരത്തിൽ ദീപാവലിക്കുള്ള തയ്യാറെടുപ്പായി കണക്കാക്കാം നവരാത്രിക്കുള്ള തയ്യാറെടുപ്പായി കാണാം ദുർഗ്ഗാപൂജയ്ക്കുള്ള തയ്യാറെടുപ്പായി കാണാം
ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു
ശ്രമദാനം നടത്താം
അവധി ദിവസം അല്ലെങ്കിൽ ഞായറാഴ്ച ഒത്തുചേർന്ന് പ്രവർത്തിക്കാം
അടുത്തുള്ള തെരുവിൽ അടുത്തുള്ള ഗ്രാമത്തിൽ പോകാം പക്ഷേ ഒരു ജനമുന്നേറ്റം പോലെ പ്രവർത്തിക്കണം
എല്ലാ സർക്കാരേതര സംഘടനകളോടും സ്കൂളുകളോടും കോളജുകളോടും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നേതൃത്വങ്ങളോടും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോടും കളക്ടർമാരോടും ഗ്രമമുഖ്യന്മാരോടുമെല്ലാം അഭ്യർഥിക്കുന്നു ഒക്ടോബർ 2 ന് മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിനുമുമ്പ് 15 ദിവസം നമുക്കു പ്രവർത്തിക്കാം
ഒക്ടോബർ 2 ഗാന്ധിജിയുടെ സ്വപ്നത്തിലെ ഒക്ടോബർ 2 ആയിരിക്കുവാൻ നമുക്ക് മാലിന്യമുക്തമായ അന്തരീക്ഷം രൂപപ്പെടുത്താം
കുടിവെള്ള മാലിന്യനിർമ്മാർജ്ജന മന്ത്രാലയം മൈജിഒവി
ഇൻ ൽ ഒരു സെക്ഷനുണ്ടാക്കിയിട്ടുണ്ട്
ശൌചാലയം നിർമ്മിച്ച ശേഷം പോർട്ടലിൽ നിങ്ങൾക്ക് സ്വന്തം പേരും സഹായിച്ച കുടുംബത്തിന്റെ പേരും ചേർക്കാം
സാമൂഹിക മാധ്യമങ്ങളിലെ എന്റെ സുഹൃത്തുക്കൾക്ക് ചില സൃഷ്ടിപരമായ മുന്നേറ്റം നടത്താനാകും
വെർച്വൽ ലോകത്തിന്റെ തലത്തിൽ പ്രവർത്തനം നടക്കട്ടെ പ്രേരണയാകട്ടെ
സ്വച്ഛ് സങ്കല്പ് സേ സ്വച്ഛ് സിദ്ധി എന്ന വിഷയത്തിൽ കുടിവെള്ള മാലിന്യനിർമ്മാർജ്ജനമന്ത്രാലയം ഒരു ലേഖനരചനാ മത്സരം നടത്തുന്നു ലഘുസിനിമാ നിർമ്മാണ മത്സരം നടത്തുന്നു ചിത്രരചനാമത്സരം നടത്തുന്നു
ഇതിൽ നിങ്ങൾക്ക് വിവിധ ഭാഷകളിൽ ലേഖനമെഴുതാം പ്രായപരിധിയൊന്നുമില്ല
നിങ്ങൾക്ക് സ്വന്തം മൊബൈലിൽ ഷോർട് ഫിലിം ഉണ്ടാക്കാം
ശുചിത്വത്തിനു പ്രേരണയേകുന്ന 23 മിനിട്ടു ദൈർഘ്യമുള്ള ചെറു സിനിമ നിർമ്മിക്കാം
ഏതു ഭാഷയിലുമാകാം നിശ്ശബ്ദചലചിത്രവുമാകാം
ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നവയിൽ നിന്ന് നല്ല മൂന്നെണ്ണം തെരഞ്ഞെടുക്കപ്പെടും
ജില്ലാ തലത്തിലും സംസ്ഥാനതലത്തിലും മൂന്നെണ്ണത്തിനുവീതം പുരസ്കാരം നല്കും
എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു വരൂ ശുചിത്വത്തിനായുള്ള ഈ ശ്രമത്തിൽ നിങ്ങളും പങ്കുചേരൂ
ഞാൻ ഒരിക്കൽകൂടി പറയുന്നു ഇപ്രാവശ്യം ഒക്ടോബർ 2 ന് ഗാന്ധിജയന്തി ദിനം മാലിന്യമുക്തമായ ഒക്ടോബർ 2 ആക്കാൻ നിശ്ചയിക്കുക ഇതിനായി സെപ്റ്റംബർ 15 മുതൽതന്നെ സ്വച്ഛതയാണു സേവനം എന്ന മന്ത്രം ഓരോ വീട്ടിലും എത്തിക്കൂ
ശുചിത്വത്തിനായി എന്തെങ്കിലുമൊക്കെ ചുവടുവെയ്പ്പുകൾ നടത്തൂ
സ്വയം ഇതിൽ പങ്കാളിയായി പ്രവർത്തിക്കൂ
ഗാന്ധിജയന്തിദിനമായ ഈ ഒക്ടോബർ 2 എത്രത്തോളം തിളക്കമുള്ളതായിരിക്കുമെന്ന് നിങ്ങൾക്കു കാണാം
15 ദിവസം നീളുന്ന ഈ മാലിന്യനിർമ്മാർജ്ജനത്തിനുശേഷം ശുചിത്വമാണു സേവനം എന്ന പരിപാടിക്കുശേഷം ഒക്ടോബർ 2 ന് നാം ഗാന്ധിജയന്തി ആഘോഷിക്കുമ്പോൾ ആദരണീയനായ ബാപ്പുവിന് ആദരഞ്ജലി അർപ്പിക്കുന്നതിൽ നമുക്ക് എത്രമാത്രം പവിത്രമായ ആനന്ദമാകും അനുഭവിക്കാനാകുന്നതെന്ന് ആലോചിച്ചുനോക്കൂ
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ ഇന്ന് ഞാൻ നിങ്ങളോടുള്ള ഒരു വിശേഷപ്പെട്ട കടപ്പാടിനെക്കുറിച്ചു വ്യക്തമാക്കാനാഗ്രഹിക്കുന്നു
ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളോട് കൃതജ്ഞത പ്രകടിപ്പിക്കയാണ്
കടപ്പാട് വ്യക്തമാക്കുകയാണ്
കാരണം മൻ കീ ബാത് എന്ന ഈ പരിപാടിയിൽ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത്
കേൾക്കുന്നവർ കോടിക്കണക്കിനാണ്
എന്നാൽ ലക്ഷക്കണക്കിനാളുകൾ എനിക്ക് ഒന്നുകിൽ കത്തെഴുതുന്നു അല്ലെങ്കിൽ മെസേജയയ്ക്കുന്നു ചിലപ്പോൾ ഫോൺചെയ്തറിയിക്കുന്നു ഇതെനിക്ക് ഒരു വലിയ ഖജനാവാണ്
രാജ്യത്തെ ജനതതിയുടെ മനസ്സിനെ അറിയാൻ എനിക്കിത് വലിയ അവസരമാണു പ്രദാനം ചെയ്യുന്നത്
നിങ്ങൾ മൻ കീ ബാത്തിനായി എത്രത്തോളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നോ അതിനെക്കാളധികം ആകാംക്ഷയോടെ ഞാൻ നിങ്ങളുടെ സന്ദേശത്തിനായി കാത്തിരിക്കുന്നു
നിങ്ങൾ പറയുന്ന ഓരോ കാര്യവും എനിക്ക് ചിലത് പഠിക്കാൻ അവസരമേകുന്നതുകൊണ്ട് ഞാൻ ജിജ്ഞാസയോടെയാണു കാത്തിരിക്കുന്നത്
ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുടെ മാറ്റുനോക്കാൻ അവസരമുണ്ടാകുന്നു
പല പല കാര്യങ്ങൾ പുതിയ വീക്ഷണത്തോടെ ചിന്തിക്കാൻ നിങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് പ്രയോജനപ്പെടുന്നു
അതുകൊണ്ട് നിങ്ങളുടെ സംഭാവനകളുടെ പേരിൽ ഞാൻ നിങ്ങളോടു കൃതജ്ഞത പ്രകടിപ്പിക്കുന്നു
കടപ്പാടു വ്യക്തമാക്കുന്നു
നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സ്വയം പരിശോധിക്കാനും കേൾക്കാനും വായിക്കാനും മനസ്സിലാക്കാനും എന്നെ പ്രേരിപ്പിക്കുന്ന വിധമുള്ള കാര്യങ്ങളാണ് നിങ്ങളറിയിക്കുന്നത്
ഇനി കേൾക്കാൻ പോകുന്ന ഫോൺ സംഭാഷണത്തിലൂടെ നിങ്ങൾ ഇതുമായി സ്വയം ബന്ധപ്പെടുന്നതെങ്ങനെയെന്നു കാണാം
നിങ്ങൾ സ്വയം ചിന്തിച്ചുപോകും അയ്യോ ഞാനും ഈ തെറ്റു ചെയ്തല്ലോ എന്ന്
ചില കാര്യങ്ങൾ പലപ്പോഴും നാം തെറ്റാണു ചെയ്യുന്നതെന്നു നമുക്കു തോന്നുകപോലും ചെയ്യാത്തവിധം നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമായിപ്പോകുന്നു
പ്രധാനമന്ത്രീജീ ഞാൻ പൂനയിൽ നിന്ന് അപർണയാണു സംസാരിക്കുന്നത്
ഞാൻ എന്റെ ഒരു കൂട്ടുകാരിയെക്കുറിച്ചു പറയാനാഗ്രഹിക്കുന്നു
അവൾ എപ്പോഴും ആളുകളെ സഹായിക്കാൻ ശ്രമിക്കുന്നു
എന്നാൽ അവളുടെ മറ്റൊരു സ്വഭാവം കണ്ട് എനിക്ക് ആശ്ചര്യമാണു തോന്നുന്നത്
ഞാനൊരിക്കൽ ഷോപ്പിംഗിന് അവളുടെ കൂടെ മാളിൽ പോയി
ഒരു സാരിക്കുവേണ്ടി അവൾ നിസ്സാരമായി രണ്ടായിരം രൂപ ചെലവാക്കി ഒരു പിസയ്ക്കുവേണ്ടി 450 രൂപ ചെലവാക്കി
എന്നാൽ മാളിൽപോകുന്നതിന് പിടിച്ച ഓട്ടോയുടെ ഡ്രൈവറോട് അഞ്ചുരൂപയുടെ കാര്യത്തിൽ തർക്കിച്ചു
മടങ്ങവേ വഴിയിൽ വച്ച് പച്ചക്കറി വാങ്ങി
അതിന്റെ പേരിലും വിലപേശി 45 രൂപ ലാഭിച്ചു
എനിക്കു വളരെ മോശമായി തോന്നി
നാം വലിയ വലിയ ഇടങ്ങളിൽ ഒരിക്കൽപോലും വിലയുടെ കാര്യത്തിൽ ചോദ്യമുന്നയിക്കാതെ പണം നല്കുന്നു
എന്നാൽ നമ്മെ ആശ്രയിക്കുന്ന സഹോദരീ സഹോദരന്മാരോട് കുറച്ചു രൂപയ്ക്കുവേണ്ടി തർക്കിക്കുകയും ചെയ്യുന്നു
അവരെ അവിശ്വസിക്കുന്നു
അങ്ങ് മൻ കീ ബാത്തിൽ ഇതെക്കുറിച്ചു തീർച്ചയായും പറയണം
ഈ ഫോൺ കേട്ടതിനുശേഷം എനിക്കുറപ്പുണ്ട് നിങ്ങൾ ഞെട്ടിയിരിക്കും
ആശ്ചര്യപ്പെട്ടിരിക്കും
മേലിൽ ഈ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ മനസ്സിൽ നിശ്ചയിക്കയും ചെയ്തിട്ടുണ്ടാകും
നാം നമ്മുടെ വീട്ടിൽ സാധനം വില്ക്കാനെത്തുന്നരോട് കൊണ്ടുനടന്നു വിൽക്കുന്നവരോട് ചെറിയ കടക്കാരനോട് പച്ചക്കറി വില്പനക്കാരോട് അതുമല്ലെങ്കിൽ ഓട്ടോ റിക്ഷാക്കാരോട് നമ്മെ ആശ്രയിച്ചു ജീവിക്കാൻ ശ്രമിക്കുന്നവരോട് വിലപേശാൻ തുടങ്ങുന്നു
അളവിനും തൂക്കത്തിനും തർക്കിക്കുന്നു ഇത്രമാത്രമല്ല രണ്ടുരൂപാ കുറയ്ക്കൂ അഞ്ചു രൂപാ കുറയ്ക്കൂ എന്നു പറയുകയും ചെയ്യും
എന്നാൽ ആ നമ്മൾതന്നെ ഏതെങ്കിലും വലിയ റെസ്റ്ററന്റിൽ ആഹാരം കഴിക്കാൻ പോകുമ്പോൾ ബില്ലിൽ എന്താണുള്ളതെന്നു നോക്കുകപോലും ചെയ്യാതെ ഉടൻ പണം നല്കുന്നു
ഇത്രമാത്രമല്ല ഷോറൂമിൽ സാരി വാങ്ങാൻ പോയാൽ വിലപേശലൊന്നും നടത്താതെ വാങ്ങുന്നു
മറിച്ച് ഏതെങ്കിലും ദരിദ്രനുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ തർക്കിക്കാതെയിരിക്കയുമില്ല
അവരെ സംബന്ധിച്ചിടത്തോളം രണ്ടുരൂപയുടെയോ അഞ്ചുരൂപയുടെയോ പ്രശ്നമല്ല
മറിച്ച് ദരിദ്രനായതുകൊണ്ട് വിശ്വസ്തതയെ നിങ്ങൾ സംശയിക്കുന്നു എന്നോർത്ത് അയാളുടെ ഹൃദയമുരുകുന്നു
രണ്ടുരൂപയോ അഞ്ചുരൂപായോകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമൊന്നുമുണ്ടാകാനില്ല
പക്ഷേ നിങ്ങളുടെ ഈയൊരു ചെറിയ ശീലം അയാളുടെ മനസ്സിൽ എത്ര ആഴത്തിലുള്ള ആഘാതമാണ് ഏൽപ്പിക്കുന്നതെന്ന് നിങ്ങൾ എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മാഡം ഹൃദയസ്പൃക്കായ ഈ ഫോൺകോളിലൂടെ ഒരു മഹത്തായ സന്ദേശമേകിയതിൽ ഞാൻ കൃതജ്ഞനാണ്
എന്റെ ജനങ്ങളും ദരിദ്രരോടുള്ള പെരുമാറ്റത്തിൽ ഈ ശീലം പുലർത്തുന്നെങ്കിൽ അതു തീർച്ചയായും ഉപേക്ഷിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്
എന്റെ പ്രിയപ്പെട്ട യുവസുഹൃത്തുക്കളേ ആഗസ്റ്റ് 29 ന് രാജ്യമെങ്ങും കായിക ദിനം ആഘോഷിക്കയാണ്
മഹാനായ ഹോക്കി കളിക്കാരൻ ഹോക്കിയിൽ ഇന്ദ്രജാലം കാട്ടിയ മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണിത്
ഹോക്കിക്കായി അദ്ദേഹത്തിന്റെ സംഭാവനകൾ നിസ്തുലമായിരുന്നു
നമ്മുടെ രാജ്യത്തെ യുവതലമുറ സ്പോർട്സുമായി ബന്ധപ്പെടണമെന്നുള്ള ആഗ്രഹം മൂലമാണു ഞാനിതു പറയുന്നത്
കളികൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം
നമ്മുടേത് ലോകത്തിലെ യുവ രാജ്യമെന്നു നാം കരുതുന്നുവെങ്കിൽ നമ്മുടെ കുട്ടികളെ കളിക്കളത്തിലും കാണാനാകണം
സ്പോർട്സെന്നാൽ ഫിസിക്കൽ ഫിറ്റ്നസ് മെന്റൽ അലേർട്നസ് പേഴ്സണാലിറ്റി എൻഹാൻസ്മെന്റ് എന്നാണ്
ഇതിലധികം എന്താണു വേണ്ടത്
കളികൾ ഒരു തരത്തിൽ മനസ്സുകളുടെ ഐക്യത്തിനുള്ള മഹത്തായ മരുന്നാണ്
നമ്മുടെ രാജ്യത്തെ യുവതലമുറ കായിക രംഗത്ത് മുന്നോട്ടു വരണം
പ്ലേയിംഗ് ഫീൽഡ് കളിക്കളം പ്ലേസ്റ്റേഷനേക്കാൾ മഹത്തായതാണെന്ന് ഇന്ന് ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ ഞാൻ മുന്നറിയിപ്പു നൽകാനാഗ്രഹിക്കുന്നു
കമ്പ്യൂട്ടറിൽ ഫിഫ കളിച്ചോളൂ
എന്നാൽ പുറത്ത് കളിക്കളത്തിലും വല്ലപ്പോഴും ഫുട്ബോളിൽ സ്വന്തം സാമർഥ്യം കാട്ടൂ
കമ്പ്യൂട്ടറിൽ ക്രക്കറ്റു കളിക്കുന്നുണ്ടാകും എങ്കിലും തുറന്ന മൈതാനത്ത് ആകാശത്തിൻ കീഴിൽ ക്രിക്കറ്റു കളിക്കുന്നതിന്റെ ആനന്ദം വേറിട്ടതാണ്
വീട്ടിലെ കുട്ടികൾ പുറത്തു പോകുമ്പോൾ എപ്പോൾ തിരിച്ചെത്തുമെന്നു ചോദിക്കുമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു
എന്നാലിന്ന് കുട്ടികൾ വീട്ടിലെത്തിയാലുടൻ ഒരു മൂലയ്ക്ക് ഒന്നുകിൽ കാർട്ടൂൺ ഫിലിം കാണാൻ തുടങ്ങുന്നു അതല്ലെങ്കിൽ മൊബൈൽ ഫോണുമായി ഇരിക്കുന്നു നീയെപ്പോൾ പുറത്തേക്കൊന്നിറങ്ങുമെന്നു ചോദിക്കേണ്ട സ്ഥിതിയായിരിക്കുന്നു
കാലത്തിന്റെ മാറ്റമാണ് നീയെപ്പോൾ തിരിച്ചെത്തുമെന്നു ചോദിക്കേണ്ടിയിരുന്ന കാലം പോയിട്ട് നീയെപ്പോൾ പുറത്തേക്കൊന്നു പോകുമെന്നു ചോദിക്കേണ്ട സ്ഥിതിയായിരിക്കുന്നു
യുവസഹൃത്തുക്കളേ കായിക മന്ത്രാലയം പ്രതിഭകളെ കണ്ടെത്താനും അവരെ കഴിവുറ്റവരാക്കാനും സ്പോർട്സ് ടാലന്റ് സർച്ച് പോർട്ടൽ തയ്യാറാക്കിയിട്ടുണ്ട്
കായിക മേഖലയിൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കിയ രാജ്യത്തെവിടെയുമുള്ള ഏതൊരു കുട്ടിക്കും അതിൽ സ്വന്തം വ്യക്തിപരിചയവും ബയോഡേറ്റ വേണമെങ്കിൽ വീഡിയോയും അപ്ലോഡു ചെയ്യാം
വളർന്നു വരുന്ന കളിക്കാരെ തെരഞ്ഞെടുത്ത് കായിക മന്ത്രാലയം പരിശീലനം നല്കും നാളെ ഈ പോർടൽ അപ്ലോഡ് ചെയ്യപ്പെടും
ഭാരതത്തിൽ ഒക്ടോബർ 6 മുതൽ 18 വരെ ഫിഫ അണ്ടർ 17 വേൾഡ് കപ് നടക്കാൻ പോകയാണെന്ന് സന്തോഷവർത്തമാനം യുവാക്കളെ അറിയിക്കട്ടെ
ലോകമെങ്ങുമുള്ള 24 ടീമുകൾ ഭാരതത്തെ സ്വന്തം വീടാക്കാൻ പോകുകയാണ്
ലോകമെമ്പാടും നിന്നുവരുന്ന യുവ അതിഥികളെ കായിക ഉത്സവത്തോടെ സ്വാഗതം ചെയ്യാം കളികളെ ആസ്വദിക്കാം രാജ്യമെങ്ങും കളിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കാം
ഇന്നിപ്പോൾ കളികളുടെ കാര്യം പറയുമ്പോൾ കഴിഞ്ഞ ദിവസം മനസ്സിനെ സ്പർശിച്ച ഒരു കാര്യം നടന്നത് ഓർമ്മിക്കയാണ്
അത് ജനങ്ങളോടു പറയാനാഗ്രഹിക്കുന്നു
എനിക്ക് ചെറു പ്രായത്തിലുള്ള കുറെ പെൺകുട്ടികളെ കാണാനുള്ള അവസരമുണ്ടായി
അവരിൽ ചിലർ ഹിമാലയത്തിൽ ജനിച്ചവരായിരുന്നു
അവർക്ക് സമുദ്രവുമായി ഒരു ബന്ധവുമുണ്ടായിരുന്നില്ല
നേവിയിൽ ജോലി ചെയ്യുന്ന ആ 6 പെൺകുട്ടികളുടെ ഉത്സാഹവും ആവേശവും നമുക്കെല്ലാം പ്രേരണയേകുന്നതാണ്
ഈ 6 പെൺകുട്ടികൾ ഐഎൻഎസ് താരിണി എന്ന ഒരു ചെറിയ ബോട്ടിൽ സമുദ്രം കടക്കാൻ പുറപ്പെട്ടു
ഇതിന് നാവികാ സാഗർ പരിക്രമാ എന്നു പേരിട്ടിരിക്കുന്നു
അവർ ലോകം മുഴുവൻ ചുറ്റി മാസങ്ങൾക്കുശേഷം ഭാരതത്തിൽ തിരിച്ചെത്തും
ചിലപ്പോൾ ഒരുമിച്ച് നാൽപ്പതോളം നാളുകൾ ജലത്തിൽ കഴിയും
മറ്റു ചിലപ്പോൾ 30 ദിവസങ്ങളോളം സമുദ്രത്തിൽ തിരമാലകൾക്കിടയിൽ ധൈര്യപൂർവ്വം ഈ ആറു കുട്ടികൾ സഞ്ചരിക്കും
ലോകത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു യാത്ര
നമ്മുടെ ഈ പെൺകുട്ടികളെ ഓർത്ത് അഭിമാനിക്കാത്ത ആരാണ് ഈ ഹിന്ദുസ്ഥാനിലുണ്ടാവുക ഞാൻ ഈ കുട്ടികളുടെ സാഹസത്തെ നമിക്കുന്നു
തങ്ങളുടെ അനുഭവം രാജ്യത്തോടു പങ്കുവയ്ക്കണമെന്ന് അവരോടു പറഞ്ഞിട്ടുണ്ട്
ഞാനും നരേന്ദ്രമോദി ആപ് ൽ അവരുടെ അനുഭവങ്ങൾക്ക് ഇടം നൽകാനുള്ള ഏർപ്പാടുണ്ടാക്കും
നിങ്ങൾക്കും അതു വായിക്കാൻ അവസരമാകട്ടെ കാരണം ഇതൊരു തരത്തിൽ സാഹസികയാത്രയുടെ കഥയായിരിക്കും അനുഭവങ്ങളുടെ കഥയായിരിക്കും
ആ കുട്ടികളുടെ അനുഭവങ്ങൾ നിങ്ങളിലേക്കെത്തിക്കുന്നത് എനിക്കും സന്തോഷം പകരുന്ന കാര്യമാണ്
ഈ പെൺകുട്ടികൾക്ക് എന്റെ അനേകം ശുഭാശംസകളും ആശീർവ്വാദങ്ങളുമേകുന്നു
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ സെപ്റ്റംബർ 5 നാമേവരും അധ്യാപകദിനം ആഘോഷിക്കുന്നു
നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോ
രാധാകൃഷ്ണന്റെ ജന്മദിനമാണ്
അദ്ദേഹം രാഷ്ട്രപതിയായിരുന്നു
പക്ഷേ അദ്ദേഹം സ്വയം ഒരു അധ്യാപകനെന്നാണ് പറഞ്ഞിരുന്നത്
അദ്ദേഹം എന്നും അധ്യാപകനായി ജീവിക്കാനാഗ്രഹിച്ചു
വിദ്യാഭ്യാസത്തിനായി അദ്ദേഹം സ്വയം സമർപ്പിക്കപ്പെട്ടിരുന്നു
ഒരു പണ്ഡിതനായിരുന്നു ഒരു നയതന്ത്രജ്ഞനായിരുന്നു ഭാരതത്തിന്റെ രാഷ്ട്രപതിയായും ജീവിച്ചെങ്കിലും എല്ലാ അർത്ഥത്തിലും അദ്ദേഹം ഉത്സാഹിയായ അധ്യാപകനായിരുന്നു
ഞാൻ അദ്ദേഹത്തെ നമിക്കുന്നു
മഹാനായ വൈജ്ഞാനികൻ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു ഇട്ട് ഐഎസ് തെ സുപ്രീം ആർട്ട് ഓഫ് തെ ടീച്ചർ ടോ അവേക്കൻ ജോയ് ഇൻ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ആൻഡ് നൌളെഡ്ജ് അതായത് തന്റെ വിദ്യാർഥികൾക്കിടയിൽ സൃഷ്ടിപരതയുടെയും അറിവിന്റെയും ആനന്ദമുണർത്തുകയാണ് ഒരു അധ്യാപകന്റെ ഏറ്റവും മഹത്തായ ഗുണം
ഇപ്രാവശ്യം നാം അധ്യാപകദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് ഒരു നിശ്ചയമെടുത്തുകൂടേ ഒരു ദൌത്യമെന്നപോലെ ഒരു മുന്നേറ്റം സംഘടിപ്പിക്കാനാവുമോ ടീച്ച് ടോ ട്രാൻസ്ഫോർം എഡ്യൂകേറ്റ് ടോ എംപവർ ലെയർൻ ടോ ലീഡ് പരിവർത്തനത്തിനായി പഠിപ്പിക്കുക ശക്തിപ്പെടുത്താൻ വിദ്യയേകുക നയിക്കാനായി പഠിക്കുക ഈയൊരു നിശ്ചയദാർഡ്യത്തോടെ ഈ ദൌത്യത്തെ മുന്നോട്ടുകൊണ്ടുപോകാനാകുമോ 5 വർഷത്തേക്ക് ഏവരും ഏതെങ്കിലുമൊരു നിശ്ചയമെടുക്കുക അത് നേടിയെടുക്കാൻ വഴികാട്ടുക അഞ്ചുവർഷത്തിനിടയിൽ അതു നേടിയെടുത്ത് ജീവിതത്തിൽ വിജയിച്ചതിന്റെ സന്തോഷം അനുഭവിക്കുക
ഇതിനുതക്ക ഒരു അന്തരീക്ഷം നമ്മുടെ സ്കൂളുകളും നമ്മുടെ കോളജുകളും നമ്മുടെ അധ്യാപകരും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സൃഷ്ടിച്ചെടുക്കുക
നമ്മുടെ രാജ്യത്ത് നാം പരിവർത്തനത്തിന്റെ കാര്യം പറയുമ്പോൾ കുടുംബത്തിൽ അമ്മയെക്കുറിച്ചോർക്കുന്നതുപോലെ സമൂഹത്തിൽ അധ്യാപകനെ ഓർമ്മ വരും
പരിവർത്തനമുണ്ടാക്കുന്നതിൽ അധ്യാപകർക്ക് മഹത്തായ പങ്കുണ്ട്
സഹജമായ പരിശ്രമത്തിലൂടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ പരിവർത്തനമുണ്ടാക്കാൻ സാധിച്ച ഒരു സംഭവം എല്ലാ അധ്യാപകരുടെയും ജീവതത്തിൽ ഉണ്ടായിട്ടുണ്ടാകണം
നാം ഒരുമിച്ചു പരിശ്രമിച്ചാൽ രാഷ്ട്രത്തിൽ പരിവർത്തനമുണ്ടാക്കുന്നതിൽ നമുക്കു വലിയ പങ്കു വഹിക്കാനാകും
പരിവർത്തനത്തിനായി പഠിപ്പിക്കുക എന്ന മന്ത്രവുമായി മുന്നേറാം
പ്രണാമം പ്രധാനമന്ത്രീജീ
എന്റെ പേര് ഡോക്ടർ അനന്യാ അവസ്ഥി എന്നാണ്
ഞാൻ മുംബൈ നഗരത്തിലാണു താമസിക്കുന്നത്
ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഇന്ത്യാ റിസർച്ച് സന്ററിനു വേണ്ടി പ്രവർത്തിക്കുന്നു
ഒരു ഗവേഷക എന്ന നിലയിൽ സാമ്പത്തിക സംശ്ലേഷണ പദ്ധതിയിലും അതുമായി ബന്ധപ്പെട്ട സാമൂഹിക പദ്ധതികളിലും എനിക്കു വിശേഷാൽ താത്പര്യമുണ്ട്
2014 ൽ ആരംഭിച്ച ഈ ജൻധൻ യോജനയ്ക്ക് മൂന്നു വർഷത്തിനുശേഷം ഭാരതം സാമ്പത്തികമായി കൂടുതൽ സുരക്ഷിതമായതായി കുടുതൽ ശക്തമായതായി കണക്കുകൾ കാണിക്കുന്നുവെന്ന് അങ്ങയ്ക്കു പറയാനാകുമോ എന്നു ചോദിക്കാനാഗ്രഹിക്കുന്നു
ശാക്തീകരണവും സൌകര്യങ്ങളും നമ്മുടെ സ്ത്രീകൾക്കും കർഷകർക്കും തൊഴിലാളികൾക്കും ഗ്രാമങ്ങൾക്കും ചേരികൾക്കും ലഭ്യമായോ നന്ദി
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ പ്രധാനമന്ത്രി ജനധൻ യോജന ഭാരതത്തിൽ മാത്രമല്ല ലോകമെങ്ങും സാമ്പത്തികമേഖലയിൽ കഷ്ടപ്പെടുന്നവരുടെയിടയിൽ ചർച്ചാവിഷയമായി
മനസ്സിൽ ഒരു സ്വപ്നവുമായിട്ടാണ് 2014 ആഗസ്റ്റ് 28 ന് ഈ നീക്കത്തിന് തുടക്കമിട്ടത്
നാളെ ആഗസ്റ്റ് 28 ന് ഈ പ്രധാനമന്ത്രി ജൻധൻ യോജന മൂന്നു വർഷം തികയ്ക്കും
മുപ്പതുകോടി പുതിയ കുടുംബങ്ങളെ ഇതുമായി ബന്ധിപ്പിച്ചു ബാങ്ക് അക്കൌണ്ടുകൾ തുറന്നു
ലോകത്തിലെ പല രാജ്യങ്ങളിലെയും ആകെ ജനസംഖ്യയെക്കാളും അധികം വരുമിത്
വർഷത്തിനിടയിൽ സമൂഹത്തിലെ അവസാനത്തെ അറ്റത്തിരിക്കുന്ന എന്റെ ദരിദ്ര
സഹോദരനും രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥിതിയുടെ മുഖ്യധാരയുടെ ഭാഗമായി
അവരുടെ ശീലം മാറിയിട്ടുണ്ട് അവർ ബാങ്കിൽ എത്തുന്നു അവർ പണം മിച്ചം പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു പണത്തിന് സുരക്ഷിതത്വമുണ്ടെന്നാശ്വസിക്കുന്നു
എന്നതിൽ എനിക്കു വളരെ സമാധാനമുണ്ട്
ചിലപ്പോൾ പണം കൈയിലുണ്ടാകും പോക്കറ്റിലുണ്ടാകും വീട്ടിലുണ്ടാകും എന്നാകുമ്പോൾ വെറുതെ ചിലവാക്കാൻ തോന്നും
ഇപ്പോൾ സംയമനത്തിന്റെ അന്തരീക്ഷമുണ്ടായിരിക്കുന്നു
പണം ഭാവിയിൽ കുട്ടികൾക്കു പ്രയോജനപ്പെടും എന്ന് അവർക്കും തോന്നാൻ തുടങ്ങിയിരിക്കുന്നു
വരുംനാളുകളിൽ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ ഈ പണം പ്രയോജനപ്പെടും
ഇത്രമാത്രമല്ല സ്വന്തം പോക്കറ്റിൽ റൂപേ കാർഡു കാണുമ്പോൾ സമ്പന്നർക്കു തുല്യമെന്നു സ്വയം തോന്നുന്നു
പ്രധാനമന്ത്രി ജൻധൻ പദ്ധതിയിൽ നമ്മുടെ ദരിദ്രർ ഏകദേശം അറുപത്തി അയ്യായിരം കോടി രൂപാ ബാങ്കുകളിൽ നിക്ഷേപിച്ചു
ഇത് ദരിദ്രരുടെ സമ്പാദ്യമാണ്
വരും നാളുകളിൽ അവരുടെ ശക്തിയാണിത്
പ്രധാനമന്ത്രി ജൻധൻ പദ്ധതിപ്രകാരം അക്കൌണ്ടു തുറന്നവർക്ക് ഇൻഷ്വറൻസിന്റെ പ്രയോജനവും ലഭിക്കും
പ്രധാനമന്ത്രി ജീവൻജ്യോതി ബീമാ യോജനാ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനാ എന്നിവ ഒരു രൂപാ അല്ലെങ്കിൽ മൂന്നു രൂപാ എന്ന നിസ്സാരമായ പ്രീമിയം കൊണ്ട് ഇന്ന് ആ ദരിദ്രരുടെ ജീവിതത്തിൽ ഒരു പുതിയ വിശ്വാസത്തിന് ജന്മം കൊടുക്കുന്നു
ആ ദരിദ്രന്
ആപത്തുണ്ടായപ്പോൾ കുടുംബത്തിലെ പ്രധാനിയുടെ ജീവൻ പൊലിഞ്ഞപ്പോൾ ചില കുടുംബങ്ങൾക്ക് ഒരു രൂപയുടെ ഇൻഷ്വറൻസ് കാരണം കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രണ്ടുലക്ഷം രൂപ ലഭിച്ചു
പ്രധാനമന്ത്രി മുദ്രാ യോജന സ്റ്റാർട് അപ് യോജനാ സ്റ്റാൻഡ് അപ് യോജന വഴി ദളിതനാണെങ്കിലും ആദിവാസിയാണെങ്കിലും സ്ത്രീയാണെങ്കിലും വിദ്യാഭ്യാസം നേടിയ യുവാവാണെങ്കിലും സ്വന്തം കാലിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ നിശ്ചയിക്കുന്ന യുവാവാണെങ്കിലും പിന്നെ കോടിക്കണക്കിന് മറ്റു യുവാക്കൾക്കും പ്രധാനമന്ത്രി മുദ്രാ യോജനയിലൂടെ ബാങ്കിൽ നിന്ന് ഗാരണ്ടിയൊന്നും കൂടാതെ പണം ലഭിച്ചു
അവർ സ്വന്തം കാലിൽ നിന്നു
ഇത്രമാത്രമല്ല എല്ലാവരുംതന്നെ ഒന്നോ രണ്ടോ പേർക്ക് തൊഴിൽ നല്കാൻ വിജയകരമായ ശ്രമം നടത്തി
കഴിഞ്ഞ ദിവസം ബാങ്കുമായി ബന്ധപ്പെട്ടവർ എന്നെ വന്നു കണ്ടു
ജൻധൻ യോജന കാരണം ഇൻഷ്വറൻസ് കാരണം റൂപേ കാർഡു കാരണം പ്രധാനമന്ത്രി മുദ്രാ യോജന കാരണം സാധാരണ ജനങ്ങൾക്ക് എത്രത്തോളം പ്രയോജനമുണ്ടായി എന്നതിനെക്കുറിച്ച് അവർ സർവ്വേ നടത്തിച്ചുവെന്നു പറഞ്ഞു വളരെ സന്തോഷം പകരുന്ന സംഭവങ്ങൾ ശ്രദ്ധയിൽ പെട്ടു
ഞാൻ ബാങ്കിലെ ഉദ്യോഗസ്ഥരോടു പറയാനാഗ്രഹിക്കുന്നത് ഇത്തരം സംഭവങ്ങൾ മൈ ജിഒവി
ഇൻ ൽ അവ അപ്ലോഡ് ചെയ്യണമെന്നാണ്
ജനങ്ങൾ വായിക്കട്ടെ അവർക്ക് അതിലൂടെ പ്രേരണ ലഭിക്കും
ഏതെങ്കിലുമൊരു പദ്ധതി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എത്ര പരിവർത്തനമാണുണ്ടാക്കുന്നത് എങ്ങനെ പുതിയ ഊർജ്ജം നിറയ്ക്കുന്നു എങ്ങനെ പുതിയ വിശ്വാസം നിറയ്ക്കുന്നു എന്നതിനെക്കുറിച്ച് നൂറുകണക്കിന് ഉദാഹരണങ്ങൾ എന്റെ മുന്നിലെത്തിയിട്ടുണ്ട്
അവ നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ ഞാൻ അകമഴിഞ്ഞു ശ്രമിക്കും
മാധ്യമങ്ങൾക്കും ഇതു പ്രയോജനപ്പെടുത്താവുന്നതാണ്
അവർ ഇത്തരം ആളുകളെ ഇന്റർവ്യൂ നടത്തി പുതിയ തലമുറയ്ക്ക് പ്രേരണയേകാവുന്നതാണ്
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ ഞാൻ ഒരിക്കൽ കൂടി മിച്ഛാമി ദുക്കഡം ആശംസിക്കുന്നു
വളരെയേറെ നന്ദി